place അലനല്ലൂർ അതെ അതെ okay okay ഞാൻ ഇപ്പൊ വിളിക്കുന്ന എന്റെ name അൻഷിബ് ആണ് എന്റെ വീട് ഇവിടെ മണ്ണാർക്കാട് ആണ്.

ഞാൻ ഇപ്പൊ വീട്ടിൽ ആണ് ഒന്ന് പുറത്ത് ഇറങ്ങാ. എന്താ bro ഒന്ന് പുറത്ത് ഇറങ്ങാ. range ഇല്ല? ആ ഇനി പറയു okay bro എന്താ ഞാൻ ഇങ്ങനെ ജോലിനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കാൻ വന്നതാണ്. bro ക്ക് എന്താ ജോലി? ജോലി പറയുമ്പോൾ ജോലിക്ക് ഒന്നും ഇപ്പൊ പോക്ക്

ആ പഠിക്കുവാണ് പിന്നെ അല്ലറ ചില്ലറ എന്തേലും work ഒക്കെ കിട്ടുമ്പോൾ പോകും അല്ലാതെ. okay okay എന്താണ് ഇപ്പൊ എന്താണ് എന്താ പഠിക്കണെ ഇപ്പൊ bro പഠിക്കണ degree second year okay okaydegree second year ആ

ആ friends ഒക്കെ ഉണ്ട്. friends setup ൽ എവ്ടുക്കും പോക്കില്ലേ sunday അല്ല ഇപ്പൊന്ന് പറയുമ്പോൾ നമ്മള് മൊത്തായിട്ട് ഒക്കെ അടിച്ചുപൂട്ട്യേകുവല്ലേ അപ്പൊ നമ്മള് മൊത്തായിട്ട് എല്ലാടത്തുടി കറങ്ങാറോക്കെ ഉണ്ട്. ആ റമദാൻ ഒക്കെ ഇല്ലേ നോയമ്പ് ഒക്കെ നോക്കാറിലെ. ആ നോമ്പ് നോർക്കാറുണ്ട്. ചില ദിവസങ്ങളിൽ പറയുമ്പോൾ ചടക്കുമ്പോ ഒന്ന് വെള്ളം ഒക്കെ കുടിക്കും. എവിട restaurant പോയിട്ടാ?

ആ ഓരോരുത്തർ ഉണ്ടാവും ഇങ്ങനെ ചിരിപ്പിക്കണ ആൾക്കാരൊക്കെ. പിന്നെ കാശ് പറയുന്നത് നമുക്ക് ഒരു വിഷയം അല്ലാത്തത് കൊണ്ട് കുഴപ്പം ഇല്ല. ഓ okay cash ഉണ്ടല്ലോ നല്ലോണം. dad എന്താ work

ആ അതൊക്കെ ഒന്ന് പറയാമോ pocket money അതൊക്കെ ഒന്ന് പറയോ. മരം മുറിച്ചു ൽ ആണ്. ഈ സർക്കാർ മര~സർക്കാർ മരങ്ങൾ ഒക്കെ ഇല്ലേ അതൊക്കെ അവരൊക്കെ എന്റെ father ആ കൊടുക്കല്. ഓ മലയില്കൂടെ ഒക്കെ ഉണ്ടാകില്ലേ വലിയ തടികൾ ഒക്കെ തേക്ക് ആ എന്റെ father ആണ് മുറിക്കാറ്. വലിയ ഇതൊക്കെ എടുക്കും അങ്ങനത്തെ ഒരു business ആണ്. ഞാൻ ഈ കണക്കുകൾ ഒക്കെ ഞാൻ ആ നോക്കാറ്. അത് ഒന്ന് പറയാമോ എല്ലാം ഒന്ന് ചുരുക്കി പറയാമോ, ചുരുക്കേണ്ട full പറഞ്ഞോ. വീട്ടുകാരും pocket money എത്രയാ തരുന്നത് എല്ലാം വിശദമാക്കി ഒന്ന് പറഞ്ഞു താ.

one day five thousand

okay പിന്നെ hello പിന്നെ

ആ ഒരു പത്തു പതിനഞ്ചു പണിക്കാരുണ്ടാവും father ന്. father പറയുമ്പോ രണ്ട് വണ്ടി ഉണ്ട് തടി വണ്ടി വലിത്. മുന്നില് name സ്‌ഫടികം എന്നൊക്കെ ആണ് എഴുതി വെച്ചേക്കുന്നേ. hello hello സ്‌ഫടികം fans ആണോ daddy ആ daddy സ്‌ഫടികം fan ആണ്

ആ കണ്ടു അതിലെ ലോറി ഇല്ലേ.

ഒന്നിന്റെ പേര് സ്‌ഫടികം എന്ന് എഴുതിയെകുന്നെ ഒന്നിന്റെ പേര് ചെകുത്താനും . വലിയ തടി വണ്ടികൾ ഇല്ലേ അത് ആ ഒന്ന് പറയാമോ ആ പറയാലോ ആ വണ്ടികൂടിയാണ് പോക്ക്. രണ്ട് driver മാരുണ്ട് heavy driver മാരുണ്ട് മലയില്കൂടെ ഒക്കെ പോകുന്നത് അല്ലെ, പിന്നെ full load ആയിട്ട് ആണ് പോരുന്നത്. ചിലപ്പോ അവിടെ tent കെട്ടി താമസിക്കേണ്ട വരും, ആന ശല്യം ഉണ്ടാവും പുലി ശല്യം ഉണ്ടാവും മലയില്കൂടെ ഒക്കെ അല്ലെ. daddy ന്റെ name എന്താ? ഉം daddy NTE അബു ബക്കർ സിദ്ദിഖ്.

പിന്നെ വണ്ടി എന്ന് പറയുമ്പോ പിന്നെ ഒരു ക്ലാസിക് ബെൻസ് ആണ്. ആ പിന്നെ ഒരു എനിക്ക് കറങ്ങാൻ ഒരു Liva ഉണ്ട് etios liva അത് father മേടിച്ചു തന്നതാണ്. അപ്പോ താങ്കൾ dress ഒക്കെ എടുത്തോ? ആര് ഞാൻ ആ?

അതെ dress ഒക്കെ എടുത്തലോ ഞാൻ നേരത്തെ പോയി എടുത്തു. നമ്മൾ ഞായറാഴ്ച്ച അല്ലാത്ത ദിവസങ്ങളിൽ ഒക്കെ കറങ്ങാറോക്കെ ഉണ്ട് വണ്ടിയിൽ petrolfather ഇറക്കും എന്റെ വണ്ടി കൊണ്ടുപോയി അടിക്കും. പിന്നെ എന്റെ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ഞാൻ മൂപ്പരുടെ ക്ലാസിക് ബെൻസ് കൊണ്ട് ഇങ്ങനെ പതുക്കേഅല്ലാതെ friends setup ല് എവിടുക്കാ പോകാറ് എങ്ങനെയാണ് movie അതൊക്കെ ഒന്ന് വിശദമാക്കി പറഞ്ഞു തരാമോ. ഞങ്ങൾ ഇങ്ങനെ പെരുന്തൽമണ്ണ മലപ്പുറം ജില്ലയിലെ പെരുന്തൽമണ്ണ കെട്ടിക്കണ? ആ നീ പറഞ്ഞോ എനിക്ക് അറിയാ നീ വിശദമാക്കി പറഞ്ഞോ ഞാൻ കേൾകുന്നുണ്ട്. ആ അവിടെക്കെ ഇങ്ങനെ പോകും എന്നല്ലാതെ അവിടെ അവിടെ ഇങ്ങനെ ആ റോട്ടിലൂടെ ഇങ്ങനെ മിസ്റ്റർ ചായ എന്നൊക്കെ പറയും ദുബായ് പടി എന്ന് പറയും. അവിടെ ആണ് ഈ മിസ്റ്റർ ചായ വരുന്നത്. അവിടെന്നു ചായ ഒക്കെ കുടിക്കും. അതുപോലെ തന്നെ എഹ് ഒരുപാട് ബീഡി ഒക്കെ വലിക്കും. ഏതാ വലിക്കാറു? വലി എന്ന് പറയുമ്പോൾ ഗോൾഡ് വലിക്കും, അതുപോലെ തന്നെ മിന്റ് പിന്നെ എപ്പോഴും ഞാൻ എപ്പോഴും use ചെയ്യാറ് ഇങ്ങനെ വെലിതുകൾ ഒക്കെ ആണ് use ചെയോള് . ഓ വിദേശി ആണല്ലേ? foreign ആ?

വെള്ളം അടിക്കില്ല. ബാക്കി ഒക്കെ അധികം എല്ലാം use ചെയ്യും. അതെന്താ താങ്കൾ വെള്ളം അടിക്കാതെ വെള്ളം അടിച്ചാൽ വയറ്റിൽ കിടക്കണം എന്ന് പറയില്ലേ.

okay okay brofriends setup അത് വിശദമാക്കിയേ. ബാക്കി പറയു. friends ആയിട്ട് അങ്ങനെ പോകും. ഇവിടെ നമ്മൾ എന്ന് പറയുമ്പോൾ അങ്ങാടിയിൽ ഒരു ചന്തപ്പടിക്കൽ ഒരു കട ഉണ്ട് കൊട്ടാരം എന്ന് പറയും അവിടെ പോയിട്ട് മൊത്തായിട്ട് മൊത്തം gang അവിടെന്ന് കയറും. പിന്നെ company കാരന്റെ father ന്റെ കട ആണ് കൊട്ടാരം എന്ന് പറഞ്ഞത്. ഓ ഓ അപ്പൊ നിങ്ങൾ ഇപ്പൊ എന്ത് work ആ ചെയ്യുവാ. എനിക്ക് work ഒന്നും ഇല്ല എനിക്ക് സാധാരണ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പോകുന്നു അച്ഛന്റെ pocket money ആയിട്ട് അങ്ങനെ ജീവിക്കുന്നു.

father എന്താ പണി? father എന്താ കുറച്ചു business ആണ് പുറത്താണ്. പുറത്താണെല്ലേ?

father ന്റെ അടുത്ത് ഏതാ വണ്ടികൾ ഒക്കെ. only car ബെൻസ്, ഫോർട്യൂണർ, ഒരു

BM ഒക്കെ ഉണ്ടല്ലേ?

bike ഹാർലി ഡേവിഡ്സൺ ഉണ്ട്. പിന്നെ ഹാർലി ഡേവിഡ്സൺ ഇല്ലേ. ഹാർലി അറിയില്ലേ ഹാർലി ഡേവിഡ്സൺ ആ ഹാർലി അറിയാം അറിയാം. അറിയാം okay ആ അത് ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് ഒരു red ഉണ്ട് ഒരു black ഉണ്ട്.

ഹാർലി mileage എത്രെയുണ്ട്ന്നാ? ഹാർലി കമ്മി ആണ് പത്ത്. പത്തൊന്നും ഇല്ലാലോ പുതിയ model പത്തുണ്ട്. പിന്നെ വേറെ ചെറു വണ്ടികൾ ഒന്നും use ചെയ്യാറില്ല.

അത് വീട്ടാവശ്യത്തിനു ഒരു ജോലിക്കാരൻ ഉണ്ട് വണ്ടീ അവന്റെ അടുത്ത് കൊടുത്തയക്കൽ ആണ് വണ്ടി. ബാക്കി ഒക്കെ luxury car കൾ ആണ്. പിന്നെ bro പെരുന്തൽമണ്ണ വേറെ എവിടെക്കയ പോകാറ്. പെരുന്തൽമണ്ണ പറയുമ്പോ പെരുന്തൽമണ്ണ എല്ലാടുത്തുകൂടി ഉണ്ട്, നിങ്ങൾ ചോദിക്കനോടുത്തു കൂടെ എക്കെ പോയേക്കുണു. പെരുന്തൽമണ്ണ city അല്ലെ friends setup എവിടെയൊക്കെ പോകാറുണ്ട് അപ്പൊ, movie ഒക്കെ പോകാറില്ലേ അതൊക്കെ ഒന്ന് വിശദമാക്കോ?

നമ്മള് theatre ൽ പോക്കുണ്ട്. last ആയിട്ട് പോയത് എന്ന് പറയുമ്പോൾ വിജയുടെ ഒരു പടം ആയിരുന്നു. ഏതായിരുന്നു movie വിജയുടെ ഒരു പടം ആയിരുന്നു അത് തൊള്ളേൽ കിട്ടുന്നില്ല.

മാസ്റ്റർ.

ആ അത് കുറച്ചു മുൻപേ പോയതാ.

പിന്നെ പടത്തിനു പോക്ക്ഒക്കെ കമ്മി ആണ്. ഈ റമദാൻ ആയിട്ട് പടത്തിനൊന്നും പോകാറിലല്ലേ.

വേറെ ഒന്നും ഇല്ല. പിന്നെഒന്നും പോകില്ലേനിസ്കാരം. ഈ നിസ്കാരത്തിനു ശേഷം ഉള്ള ഒരു നിസ്കാരം. ഇല്ല bro എനിക്ക് time കിട്ടാറില്ല. bro പോകാറില്ലേ? no no അത് ഈ time ൽ ഒക്കെ തന്നെ അല്ലെ ഉണ്ടാവല്.

വേറെ എന്തെക്യ bro പിന്നെവേറെ എവിടെ പോകാറുണ്ട്? ആ trip എന്ന് പറയുമ്പോൾ വയനാട്, ഗോവ ഒന്ന് പോയി. ഇപ്പൊ അടുത്ത്ന്റെ new year അന്ന് new year പോയിട്ട് എന്തൊക്കെ ഉണ്ടായിരിന്നു? new year പറയുമ്പോ അവിടെ മറ്റേ ഇത് കത്തിക്കല്.

മറ്റേ എന്താ ഇപ്പൊ പറയാ new year നു നമ്മൾ ഒരു സംഗതി കത്തികുലേആ അത് കത്തിക്കല്

അത് കത്തിച്ച ശേഷം കുറച്ചു നേരം അവിടെ dance നല്ല song ഒക്കെ ഇട്ട് chill ആയിട്ട് friends ഒക്കെ വെള്ളം ഒക്കെ അടിച്ച് ഞാൻ മാത്രം വെള്ളം അടിച്ചില്ല. ഞാൻ സീസർ ഒക്കെ വലിച്ച്. അവിടെ private place ആണെങ്കിലും സീസർ വലിക്കുന്നതിന് കുഴപ്പം ഒന്നും ഇല്ല, അവിടെ ഒക്കെ chill mind ആയിട്ട് പെണ്ണിന് പെണ്ണ് അങ്ങനെ full അടിച്ചുപൊളിച്ച്. okay പിന്നെ എവിടെ പോയെ bro ഈ കേരളത്തിൽ എവിടെ പോയെ? കേരളത്തിൽ എന്ന് പറയുമ്പോൾ

ആ തിരുവനന്തപുരം കാസർഗോഡ് വെറുതെ ഒന്ന് friends ന്റെ ഒപ്പം അവർക്ക് എന്തോ കളി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വിളിച്ചപ്പോ ആ ഞാൻ കൊണ്ടവിട്ടുതരാം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓന്റെ പിന്നാലെ പോയി. ഓ അന്ന് ഏതാ എങ്ങനെയാ പോയെ. എന്റെ വണ്ടില് എന്റെആയിരുന്നു. brotrip ഒന്നും പോക്കില്ല? ഞാൻ long ഒന്നും പോയിട്ടില്ല. പോകാറ് കാസർഗോഡ് കുറച്ചു friends ഉണ്ട് അവരുടെ അടുത്ത് പോയിനി. അപ്പൊ ഇപ്പൊ അടുത്ത് bro പടത്തിനൊന്നും പോകില്ല? ആ ഞാൻ റമസാൻ ആയിട്ട് പടത്തിനൊക്കെ പോയിനി.

രോമാഞ്ചം കണ്ടില്ല ticket കിട്ടില്ല. പിന്നെ മിനിയാന്ന് ഒരു പടത്തിനു പോയി പൂക്കാലം, നല്ല അടിപൊളി first half നല്ല ചിരിക്കാൻ comedysecond half ഒരു മെച്ചം ഇല്ല. ഒരു

നാട്ടീന്ന് ഞങ്ങൾ friends setup

ആ അലി, സഹദ് പിന്നെ ഞാനും. ഉച്ചയ്ക്ക് ആയിരിക്കോലെ പോയത്. അതെ അതെ ഒരു മണിക്ക് ഉള്ള show ക്ക് ആ പോയെ. ആ പിന്നെ നാളെ എവിടെ പോകും. നാളെ ഇനി നാളത്തെ mood അനുസരിച്ചു പോകും bro എവിടെയാ പോകുവാ? എനിക്ക് അങ്ങനെ ഒന്നും ഇല്ല ചിലപ്പോ എന്താ ചെയ്യണ്ടേ എന്ന് യാതൊരു പിടുത്തവും ഉണ്ടാവില്ല. ഞാൻ friends setup എവിടേക്കെങ്കിലും വിളിച്ച അങ്ങനെ പോകും വണ്ടി എടുത്ത് പോകും.

അപ്പൊ bro ഒരു ദിവസം ഇഞ്ഞത് എന്ന് ഒന്നും ഇല്ലാലെ. അങ്ങനെ പോകില്ലലെ. ഓഹ് ഇല്ല ഇല്ല അങ്ങനെ ഇല്ല എനിക്ക് അങ്ങനെ ഇഷ്ടല്ല എനിക്ക്

instagram use ചെയ്യുന്നില്ലേ. ഇല്ല bro എനിക്ക് instagram ഇല്ല എനിക്ക് അത് ഇഷ്ടം അല്ല. എന്നാ bro പിന്നെ ഒന്നുല്ലലോ bro എന്ന അടിച്ചുപൊളിക്ക് okay hello നമസ്ക്കാരം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് mutton ബിരിയാണി ആണ് അതിനു വേണ്ട ingredients ഉകൾ ബസുമതി അരി ഒന്നര kilo ആട്ടിറച്ചി രണ്ട് kilo വനസ്പതി കാൽ kilo നെയ്യ് എഴുപത്തി അഞ്ച്‌ gram സവാള കനം കുറച്ചരിഞ്ഞത് മുക്കാൽ kilo വെളുത്തുള്ളി തൊലി കളഞ്ഞത് ഇരുപത്തി അഞ്ച്‌ gram പച്ച മുളക് നൂറ്റി അമ്പത് gram ഇഞ്ചി കനം കുറച്ചരിഞ്ഞത് അമ്പത് gram ഏലക്കായ് കറുവപ്പട്ട ഗ്രാമ്പൂ താക്കേലം എന്നിവ രണ്ടു gram വീതം ജാതിക്കുരു ഒന്നിന്റെ എട്ടിലൊന്ന് ജാതിപത്രി ഒരു gram പെരും ജീരകം പതിനഞ്ച്‌ gram സാധാരണ ജീരകം ഒരു gram കശുവണ്ടി പരിപ്പ് പതിനഞ്ച്‌ gram ബധാം പരിപ്പ് ഇരുപത്തഞ്ച്‌ gram തേങ്ങ ചിരവി ചുവക്കെ വറുത്തിടിച്ചത് അര മുറി വെള്ള cuscus ചുവക്കെ വറുത്തിടിച്ചത് പന്ത്രണ്ട് gram വെള്ളം അഞ്ച്‌ litre കുരുമുളക് പന്ത്രണ്ട് gram മഞ്ഞൾ പൊടി അഞ്ച്‌ gram പഴുത്ത തക്കാളി അരിഞ്ഞത് നൂറ്റി ഇരുപത്തി അഞ്ച്‌ gram celery അരിഞ്ഞത് പന്ത്രണ്ട് gram മല്ലിയില പൊതിനയില പന്ത്രണ്ട് gram കുങ്കുമപ്പൂവ് ഒരു നുള്ള് rose essence രണ്ട് തുള്ളി rose water അര ounce പൊടിയായി കൊത്തി അരിഞ്ഞ pineapple ഒന്നിന്റെ കാൽ ഭാഗം തൈര് കാൽ litre മൈദ മാവ് നൂറ്റി ഇരുപത്തി അഞ്ച്‌ gram ഇനി mutton ബിരിയാണി പാകം ചെയ്യുന്ന വിധം ആദ്യമായി വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എന്നിവ ചതച്ചെടുക്കണം അതുപോലെ ഒമ്പത് മുതൽ പതിനൊന്ന് കൂട്ടിയുള്ള ചേരുവകൾ മുക്കാൽ ഭാഗം പൊടിച്ചെടുക്കുക അതെ സമയം പെരും ജീരകവും സാധാരണ ജീരകവും മുഴുവനായി പൊടിച്ചിരിക്കണം പതിനഞ്ച്‌ gram കശുവണ്ടി പരിപ്പും ഇരുപത്തി അഞ്ച്‌ gram ബധാം പരിപ്പും അരച്ചു വെക്കണം പതിനഞ്ച്‌ gram കശുവണ്ടി പരിപ്പും അത്രയും kismis ഉം വേറെ മാറ്റി വെക്കുക ഇറച്ചി

പാത്രം എടുത്ത് അതിൽ വനസ്പതി മുഴുവൻ ഒഴിക്കുക വനസ്പതി ഉരുകുമ്പോൾ കനം കുറച്ചരിഞ്ഞ സവാളയിൽ മൂന്നിലൊരു ഭാഗം വറുത്തു കോരി എടുക്കുക അത് പോലെ വേറെ മാറ്റി വെച്ച അണ്ടിപരിപ്പും kismis ഉം വറുത്തു കോരി വെക്കുക

വനസ്പതിയുടെ ബാക്കി കാൽ ഭാഗത്തിൽ സവാളയും ചതച്ചെടുത്ത ചേരുവകളും തക്കാളിയും celery യും ഇട്ട് വഴറ്റുക വഴറ്റിയ ഈ കൂട്ടത്തിൽ ഇറച്ചി ചേർക്കുക പിന്നെ മല്ലിയിലയും പൊതിനയിലയും തണ്ടില്ലാതെ പൊട്ടിച്ചിടുക തുടർന്ന് മഞ്ഞൾ പൊടി പാകത്തിനുപ്പ് പിടിച്ചെടുത്ത ചേരുവകൾ മുക്കാൽ ഭാഗം പിടിച്ചെടുത്ത ചേരുവകൾ എന്നിവ ഇറച്ചിയിൽ ചേർത്തിളക്കണം ഇതേ സമയം പാത്രത്തിന്റെ നാല് ചുറ്റും മിതമായ തോതിൽ തീ കൊടുക്കുക ഇറച്ചി തിളക്കുമ്പോൾ ഇളക്കുക